മനസ്സ് പറയുന്നത് അമ്പതാം ലക്കം
എന്റെ പ്രിയപ്പെട്ട ദേശവാസികൾക്കു നമസ്കാരം
2014 ഒക്ടോബർ 3 ലെ വിജയദശമിയുടെ പുണ്യമുഹൂർത്തം
മൻ കീ ബാത്തിലൂടെ നാം ഒരുമിച്ച് ഒരു യാത്ര ആരംഭിക്കയുണ്ടായി
മൻ കീ ബാത് ഈ യാത്രയുടെ അമ്പത് ലക്കങ്ങൾ കടക്കുകയാണ്
അങ്ങനെ ഇത് സുവർണ്ണജൂബിലി ലക്കമാണെന്നു പറയാം
ഇപ്രാവശ്യം നിങ്ങളുടേതായി വന്നിട്ടുള്ള ഫോണുകളിലും കത്തുകളിലും അധികവും ഈ ലക്കവുമായി ബന്ധപ്പെട്ടാണ്
മൈ ജിഒവി ൽ ദില്ലിയിൽ നിന്നുള്ള അംശുകുമാർ അമർ കുമാർ പിന്നെ പാറ്റ്നയിൽ നിന്ന് വികാസ് യാദവ് തുടങ്ങിയവരും ഇതേപോലെ നരേന്ദ്ര മോദി ആപ് ൽ ദില്ലിയിൽ നിന്നുള്ള മോണികാ ജെയ്ൻ പശ്ചിമബംഗാളിലെ ബർദ്വാൻ എന്ന സ്ഥലത്തുനിന്നുള്ള പ്രസേൻജിത് സർക്കാർ നാഗപൂരിൽ നിന്നുള്ള സംഗീതാ ശാസ്ത്രി തുടങ്ങിയവരൊക്കെ ഏകദേശം ഒരേ ചോദ്യമാണ് ചോദിച്ചത്
അവർ പറയുന്നത് സാധാരണയായി ആളുകൾ അങ്ങയുമായി ബന്ധപ്പെടുന്നത് ആധുനിക സാങ്കേതിക വിദ്യ സമൂഹമാധ്യമം മൊബൈൽ ആപ് കളിലൂടെയാണ്
എന്നാൽ അങ്ങ് ആളുകളുമായി ബന്ധപ്പെടുന്നതിന് റേഡിയോ തിരഞ്ഞെടുത്തതെന്തുകൊണ്ടാണ് റേഡിയോയെ മിക്കവാറും മറന്നിരിക്കുന്ന ഇന്നത്തെ കാലത്ത് മോദി റേഡിയോയുമായി വന്നത് എന്തിനെന്ന നിങ്ങളുടെ ഈ ജിജ്ഞാസ തികച്ചും സ്വാഭാവികമാണ്
ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാനാഗ്രഹിക്കുന്നു
1998 ൽ നടന്നതാണ്
ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംഘടനാ പ്രവർത്തകനെന്ന നിലയിൽ ഹിമാചലിൽ പ്രവർത്തിക്കയായിരുന്നു
മെയ് മാസമായിരുന്നു
വൈകുന്നേരം ഞാൻ യാത്രചെയ്ത് എവിടേക്കോ പോകയായിരുന്നു
ഹിമാചലിലെ പർവ്വതപ്രദേശങ്ങളിൽ വൈകുന്നേരമാകുമ്പോഴേക്കും തണുപ്പാകും
യാത്രയ്ക്കിടയിൽ ഒരു ദാബയിൽ ചായ കുടിക്കാനിറങ്ങി
അതൊരു ചെറിയ ദാബയായിരുന്നു
ഒരാൾതനിയെയാണ് ചായ ഉണ്ടാക്കുകയും വിൽക്കുകയുമൊക്കെ ചെയ്തിരുന്നത്
അദ്ദേഹം ഉടുപ്പുപോലുമിടാതെ വഴിവക്കിൽ ഉന്തുവണ്ടിയുമായി നിൽക്കയാണ്
അദ്ദേഹം തന്റെ പക്കലുണ്ടായിരുന്ന കണ്ണാടി ഭരണിയിൽ നിന്ന് ലഡ്ഡു എടുത്തു നീട്ടിക്കൊണ്ടു പറഞ്ഞു സാബ് ചായ പിന്നെക്കുടിക്കാം ആദ്യം ലഡ്ഡൂ കഴിക്കൂ
മധുരം കഴിച്ചാട്ടെ
എനിക്ക് ആശ്ചര്യമായി
ഞാൻ ചോദിച്ചു എന്താ വീട്ടിൽ വിവാഹമോ മറ്റാഘോഷമോ ഉണ്ടോ ഇല്ല ഭായീ സാബ് അങ്ങയ്ക്കറിയില്ലേ അദ്ദേഹം വളരെ ഉത്സാഹത്തോടെ ആവേശം കൊള്ളുകയായിരുന്നു
ഞാൻ വീണ്ടും ചോദിച്ചു എന്താ എന്താണ് പറഞ്ഞു അറിഞ്ഞില്ലേ ഭാരതം ബോംബു പൊട്ടിച്ചു
എനിക്കൊന്നും മനസ്സിലായില്ല
എന്റെ പ്രതികരണം കണ്ട് അദ്ദേഹം പറഞ്ഞു നോക്കൂ സാബ് റേഡിയോ കേൾക്കൂ
റേഡിയോയിൽ അതെക്കുറിച്ചുള്ള ചർച്ചയാണു നടക്കുന്നത്
അദ്ദേഹം പറഞ്ഞു നമ്മുടെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിജീ ആണവപരീക്ഷണത്തെക്കുറിച്ച് അറിയിച്ചു അതു ഞാൻ റോഡിയോയിൽ കേട്ടു
അദ്ദേഹം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു
എനിക്ക് ആശ്ചര്യം അടക്കാനായില്ല
ഈ കാട്ടുപ്രദേശത്ത് മഞ്ഞുമൂടിയ പർവ്വതങ്ങളുടെ നടുവിൽ ഉന്തുവണ്ടിയിൽ ചായ വിൽക്കുന്ന ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനെ ഇത്രയധികം സ്വാധീനിക്കാൻ ആ റോഡിയോ വാർത്തയ്ക്കു സാധിച്ചിരിക്കുന്നു
അദ്ദേഹം പകൽ മുഴുവൻ റേഡിയോ കേൾക്കുകയാകണം
റേഡിയോയിൽ കേട്ട വാർത്ത അദ്ദേഹത്തിന്റെ മനസ്സിനെ വളരെ സ്വാധീനിച്ചിരിക്കുന്നു
അതുകണ്ട് എനിക്ക് ഒരു കാര്യം മനസ്സിലായി
റേഡിയോ ജനമനസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു
റേഡിയോയ്ക്ക് വലിയ ശക്തിയുണ്ട്
വാർത്തകൾ എത്തിച്ചേരുന്നതും അതിന്റെ ആഴത്തിലുള്ള സ്വാധീനവും നോക്കിയാൽ റേഡിയോയ്ക്കു തുല്യമായി മറ്റൊന്നുമില്ല
ഈ ഒരു വിശ്വാസം അപ്പോൾ എന്റെ മനസ്സിൽപതിഞ്ഞു
ആ ശക്തിയെക്കുറിച്ച് എനിക്കു മനസ്സിലായി
അങ്ങനെ ഞാൻ പ്രധാനമന്ത്രിയായപ്പോൾ ഏറ്റവും ശക്തമായ മാധ്യമത്തിലേക്ക് എന്റെ ശ്രദ്ധ തിരിയുന്നത് തികച്ചും സ്വാഭാവികമായിരുന്നു
2014 മെയ് മാസത്തിൽ പ്രധാന സേവകനായി ജോലി ഏറ്റെടുത്തപ്പോൾ രാജ്യത്തിന്റെ ഐക്യം നമ്മുടെ മഹത്തായ ചരിത്രം അതിന്റെ ശൌര്യം ഭാരതത്തിന്റെ വൈവിധ്യങ്ങൾ നമ്മുടെ സാംസ്കാരിക വൈവിധ്യങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ ഓരോ നാഡിഞരമ്പിലും നിറഞ്ഞുനിൽക്കുന്ന നന്മകൾ ആളുകളുടെ ജീവിതലക്ഷ്യം ഉത്സാഹം ത്യാഗം തപസ്സ് തുടങ്ങി എല്ലാ കാര്യങ്ങളുമടങ്ങുന്ന ഭാരതത്തിന്റെ കഥ എല്ലാ ജനങ്ങളിലും എത്തണം
രാജ്യത്തെ ദൂരെദൂരെയുള്ള ഗ്രാമങ്ങൾ മുതൽ മഹാനഗരങ്ങൾ വരെ കർഷകർ മുതൽ യുവ പ്രൊഫഷണലുകൾ വരെ എത്തണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ് മൻ കീ ബാത്തിന്റെ യാത്ര ആരംഭിക്കുന്നത്
എല്ലാ മാസവും ലക്ഷക്കണക്കിന് കത്തുകൾ വായിച്ചുകൊണ്ട് ഫോൺകോളുകൾ കേട്ടുകൊണ്ട് ആപ് ലും മൈ ജിഒവി യിൽ ഉള്ള കമന്റുകൾ കണ്ടും ഇവയെ എല്ലാം ഒരു ചരടിൽ കോർത്തുകൊണ്ടും ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അമ്പതു സോപാനങ്ങളുള്ള ഈ യാത്ര നാം ഒരുമിച്ചാണ് ചെയ്തിരിക്കുന്നത്
അടുത്ത കാലത്ത് ആകാശവാണി മൻകീ ബാത്തിനെക്കുറിച്ച് ഒരു സർവ്വേ നടത്തി
അതിൽ ചില ഫേസ്ബുക്ക് പ്രതികരണങ്ങൾ വളരെ രസമുള്ളവയാണ്
സർവ്വേ നടത്തപ്പെട്ടവരിൽ ശരാശരി 70 ശതമാനം പേർ പതിവായി മൻ കീ ബാത് കേൾക്കുന്നവരാണ്
അധികം ആളുകൾക്കും തോന്നുന്നത് മൻ കീ ബാത് സമൂഹത്തിൽ സകാരാത്മകമായ ചിന്താഗതി വളർത്തി എന്നാണ്
മൻ കീബാത്തിലൂടെ പല ജനമുന്നേറ്റങ്ങൾക്കും പ്രോത്സാഹനം ലഭിച്ചു
ഇന്ത്യാ പോസിറ്റീവ് ഇന്ത്യാപോസിറ്റീവ് നെക്കുറിച്ച് വ്യാപകമായ ചർച്ചകളും നടന്നു
ഇത് നമ്മുടെ ആളുകളുടെ മനസ്സിലെ നന്മയുടെ വികാരത്തിന്റെ സകാരാത്മകമായ ചിന്താഗതികളുടെ പ്രതിഫലനമാണ്
സ്വേച്ഛയോടെ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു വിചാരം വളർന്നു എന്ന് ആളുകൾ തങ്ങളുടെ അനുഭവം ഷെയർ ചെയ്യുന്നു
സമൂഹത്തിൽ സേവനം ചെയ്യാനുള്ള ഉത്സാഹത്തോടെ ആളുകൾ മുന്നോട്ടു വരാൻ തക്കവിധം മാറ്റമുണ്ടായിരിക്കുന്നു
മൻ കീ ബാത് കാരണം റേഡിയോ കൂടുതൽ ജനപ്രിയമാകുന്നു എന്നു കാണുന്നതിൽ എനിക്കു സന്തോഷമുണ്ട്
ഈ പരിപാടികളുമായി ആളുകൾ ബന്ധപ്പെടുവാൻ റേഡിയോ മാത്രമല്ല ഉപയോഗിക്കുന്നത്
ആളുകൾ ടിവി എഫ്എം റോഡിയോ മൊബൈൽ ഇന്റർനെറ്റ് ഫേസ്ബുക് ലൈവ് എന്നിവയ്ക്കൊപ്പം നരേന്ദ്രമോദി ആപ് ലുടെയും മൻകീ ബാതിൽ തങ്ങളുടെ പങ്കുചേരൽ ഉറപ്പാക്കുന്നുണ്ട്
ഇതിൽ വിശ്വസിക്കാനും ഇതിന്റെ ഭാഗമാകാനും തയ്യാറായതിൽ ഞാൻ മൻ കീ ബാത് കുടുംബത്തിലെ എല്ലാവരോടും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു
ഫോൺ കോൾ 1
ആദരണീയ പ്രധാനമന്ത്രിജീ നമസ്തേ
എന്റെ പേര് ശാലിനിയെന്നാണ് ഞാൻ ഹൈദരാബാദിൽ നിന്നാണ് സംസാരിക്കുന്നത്
മൻ കീ ബാത് എന്ന പരിപാടി ജനങ്ങൾക്കിടയിൽ ഒരു വളരെ ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ്
ആദ്യമൊക്കെ ആളുകൾ വിചാരിച്ചത് ഈ പരിപാടിയും ഒരു രാഷ്ട്രീയവേദിയായി മാറും വിമർശനത്തിന് വിഷയമാകുകയും ചെയ്തു
എന്നാൽ ക്രമേണ ഈ പരിപാടി മുന്നേറിയതിനനുസരിച്ച് രാഷ്ട്രീയതതിന്റെ സ്ഥാനത്ത് ഇത് സമൂഹിക പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും കേന്ദ്രീകരിച്ചുള്ളതാണെന്നു കണ്ട് എന്നെപ്പോലുള്ള കോടിക്കണക്കിന് ആളുകൾ ഇതുമായി ബന്ധപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നു
സാവധാനം വിമർശനം കുറഞ്ഞു വന്നു
എന്റെ ചോദ്യം അങ്ങ് ഈ പരിപാടിയെ എങ്ങനെ രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റിനിർത്തുന്നതിൽ വിജയിച്ചു എന്നതാണ്
ഈ പരിപാടി രാഷ്ട്രീയത്തിനുവേണ്ടി ഉപയോഗിക്കണമെന്ന് അല്ലെങ്കിൽ ഈ പരിപാടിയിലൂടെ അങ്ങയുടെ സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറയാനാകണമെന്നും അങ്ങയെക്കു തോന്നിയില്ലേ നന്ദി
ഫോൺ കോൾ അവസാനിച്ചു
ശാലിനിയുടെ ഫോൺ കോളിനു നന്ദി
ഈ ആശങ്ക ശരിയാണ്
നേതാവിന് മൈക്ക് കിട്ടിയാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ കേൾക്കാനുണ്ടാവുകയും ചെയ്താൽ പിന്നെ എന്താണു വേണ്ടത് ചില യുവ സുഹൃത്തുക്കൾ മൻ കീ ബാതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ വഷിയങ്ങളെക്കുറിച്ചും ഒരു പഠനം നടത്തി
അവർ എല്ലാ എപ്പിസോഡുകളെയും വാക്കുവാക്കായി വിശകലനം നടത്തി
ഓരോ വാക്കും എത്ര പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നു എന്നു പഠനം നടത്തി
വീണ്ടും വീണ്ടും പറയപ്പെട്ടു വാക്കുകൾ ഏതൊക്കെ എന്നെല്ലാം ഈ പരിപാടിയിൽ രാഷ്ട്രീയമില്ല എന്നാണ് അവരുടെ കണ്ടെത്തൽ
മൻ കീ ബാത് ആരംഭിച്ചപ്പോൾത്തന്നെ ഇതിൽ രാഷ്ട്രീയം ഉണ്ടാകരുതെന്നും ഇത് സർക്കാരിന്റെ ഗുണഗാനങ്ങളാകരുതെന്നും ഇതിൽ മോദി ഉണ്ടാകരുതെന്നും നിശ്ചയിച്ചിരുന്നു
എന്റെ ഈ നിശ്ചയം നടപ്പിലാക്കുന്നതിൽ ഏറ്റവും അധികം പ്രേരണ കിട്ടിയത് നിങ്ങളിൽ നിന്നുതന്നെയായിരുന്നു
എല്ലാ മൻ കീ ബാതിനും മുമ്പ് വരുന്ന കത്തുകളും ഓൺ ലൈൻ കമന്റുകളും ഫോൺകോളുകളും ശ്രോതാക്കൾ എന്തു പ്രതീക്ഷിക്കുന്നുവെന്നു വ്യക്തമാക്കുന്നു
മോദി വരും പോകും
എന്നാൽ ഈ രാജ്യം ഉറച്ചുനിൽക്കും നമ്മുടെ സംസ്കാരം അമരമായിരിക്കും
130 കോടി ജനങ്ങളുടെ ചെറിയ ചെറിയ കഥകൾ എന്നും നിലനില്ക്കും
ഈ രാജ്യത്തെ പുതിയ പ്രേരണയും ഉത്സാഹവും കൊണ്ട് പുതിയ ഉയരങ്ങളിലേക്കെത്തിക്കും
ചിലപ്പോഴൊക്കെ പിന്നോട്ടു നോക്കുമ്പോൾ എനിക്കും വളരെ ആശ്ചര്യം തോന്നുന്നു
രാജ്യത്തിന്റെ ഏതെങ്കിലും മൂലയിൽ നിന്ന് കത്തിലൂടെ പറയും നാം ചെറിയ കടക്കാരോടും ഓട്ടോക്കാരോടും പച്ചക്കറി വില്പനക്കാരോടും വളരെയൊന്നും പണത്തിന്റെ കാര്യത്തിൽ തർക്കിക്കാൻ നില്ക്കരുത്
കത്തു വായിക്കുമ്പോൾ അതുപോലുള്ള ഒരു വികാരം എന്റെ മനസ്സിലും രൂപം കൊണ്ടാൽ അത് കോർത്തെടുക്കുന്നു
രണ്ടു വാക്കുകൾകൊണ്ട് ഞാനത് എന്റെ അനുഭവത്തോടു ചേർത്ത് നിങ്ങളോടു പങ്കുവയ്ക്കുന്നു
പിന്നെ എപ്പോഴോ ഈ കാര്യം വീടുകളിലും കുടുംബങ്ങളിലുമെല്ലാം എത്തിച്ചേരുന്നു സമൂഹമാധ്യമങ്ങളിലും വാട്സ് ആപിലും പ്രചരിക്കുന്നു മാറ്റത്തിലേക്കു മുന്നേറുന്നു
നിങ്ങളയച്ച സ്വച്ഛതയുടെ കഥകൾ സാധാരണ ജനങ്ങളുടെ കുന്നോളം പോന്ന അനുഭവങ്ങൾ ഒക്കെ എപ്പോഴോ എല്ലാ വീടുകളിലും സ്വച്ഛതയ്ക്ക് ഒരു ബ്രാൻഡ് അംബാസഡറെ ഉണ്ടാക്കി
ആ അംബാസഡർ വീട്ടുകാരെ നല്ലവഴിക്കു നടത്തുന്നു ചിലപ്പഴൊക്കെ ഫോണിലൂടെ പ്രധാനമന്ത്രിക്കും ആജ്ഞയേകുന്നു
സെൽഫി വിത്ത് ഡോട്ടർ എന്ന പരിപാടി ഹരിയാനയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ആരംഭിച്ച് രാജ്യമെങ്ങും മാത്രമല്ല വിദേശത്തും പ്രചരിപ്പിക്കുവാൻ എപ്പോഴാണ് ഒരു സർക്കാരിന് ശക്തി ലഭിക്കുക സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും പെട്ടവർ സെലിബ്രിറ്റീസെന്നറിയപ്പെടുന്ന പ്രസിദ്ധർ ഇതോടൊപ്പം ചേരുകയും സമൂഹത്തിലെ ചിന്താഗതി മാറ്റുന്ന ഇന്നത്തെ തലമുറയ്ക്കു മനസ്സിലാകുന്ന പുതിയ ഭാഷയിൽ ഉണർവ്വുണ്ടാക്കുകയും ചെയ്തു
ചിലപ്പോഴൊക്കെ മൻ കീ ബാത്തിനെ കളിയാക്കിയിട്ടുണ്ട് എങ്കിലും എന്റെ മനസ്സിൽ എന്നും 130 കോടി ജനങ്ങൾ നിറഞ്ഞുനിന്നു
അവരുടെ മനസ്സ് എന്റെ മനസ്സാണ്
മൻ കീബാത് സർക്കാരിന്റെ കാര്യമല്ല സമൂഹത്തിന്റെ കാര്യമാണ്
മൻകീ ബാത് പുരോഗതി കാംക്ഷിക്കുന്ന ഭാരതത്തിന്റെ കാര്യമാണ്
ഭാരതത്തിന്റെ പ്രാണൻ രാഷ്ട്രീയമല്ല രാജശക്തിയുമല്ല
ഭാരതത്തിന്റെ പ്രാണൻ സമൂഹനീതിയാണ് സമൂഹശക്തിയാണ്
സാമൂഹിക ജീവിതത്തിൽ ആയിരക്കണക്കിന് തലങ്ങളുണ്ട് അതിലൊരു തലം രാഷ്ട്രീയവുമാണ്
എല്ലാം രാഷ്ട്രീയമായാൽ അത് സമൂഹത്തിന് നല്ല ഏർപ്പാടല്ല
ചിലപ്പോഴൊക്കെ രാഷ്ട്രീയ സംഭവങ്ങളും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരും സമൂഹത്തിലെ മറ്റു പ്രതിഭകളും അവരുടെ ജീവിതലക്ഷ്യങ്ങളും അമർന്നുപോകും വിധം ആധിപത്യം സ്ഥാപിക്കുന്നു
ഭാരത്തെപ്പോലൊരു രാജ്യത്തിന്റെ ഉജ്ജ്വലമായ ഭാവിക്ക് സാധാരണജനത്തിന്റെ ജീവിതലക്ഷ്യങ്ങൾക്ക് ഉചിതമായ സ്ഥാനം ലഭിക്കണം എന്നത് നമ്മുടെയെല്ലാം സാമൂഹികമായ ഉത്തരവാദിത്വമാണ്
മൻ കീബാത് ഈ വഴിക്കുള്ള ഒരു വിനയപൂർവ്വമുള്ള ചെറിയ പരിശ്രമമാണ്
ഫോൺ കോൾ 2
പ്രിയപ്പെട്ട പ്രധാനമന്ത്രിജീ ഞാൻ മുംബൈയിൽ നിന്ന് പ്രതിഭാ മുഖർജിയാണു സംസാരിക്കുന്നത്
സർ മൻ കീ ബാത്തിന്റെ എല്ലാ എപ്പിസോഡുകളും വളരെ ആഴത്തിൽ വീക്ഷണമുള്ളതും അറിവും സകാരാത്മകമായ വിഷയങ്ങളും സാധാരണ ജനങ്ങളുടെ സദ്പ്രവർത്തികളും നിറഞ്ഞതാണ്
എല്ലാ എപ്പിസോഡിനും മുമ്പ് അങ്ങ് എത്രത്തോളം തയ്യാറെടുപ്പു നടത്തുന്നു എന്നാണ് ഞാൻ ചോദിക്കാനാഗ്രഹിക്കുന്നത്
ഫോൺ കോൾ അവസാനിച്ചു
ഫോൺ കോളിന് വളരെ വളരെ നന്ദി
ഫോൺ കോളിന് വളരെ വളരെ നന്ദി
പ്രതിഭയുടെ ചോദ്യം ഞാൻ സ്വയം ചോദിക്കുന്ന ചോദ്യമാണ്
പ്രതിഭ പ്രധാനമന്ത്രിയോടല്ല അടുത്ത ഏതോ സുഹൃത്തിനോടാണ് ചോദ്യം ചോദിക്കുന്നത് എന്നതാണ് 50 എപ്പിസോഡുകളുടെ ഏറ്റവും വലിയ നേട്ടമെന്നു ഞാൻ വിചാരിക്കുന്നു
ഇതാണ് ജനാധിപത്യം
പ്രതിഭ ചോദിച്ച ചോദ്യത്തിന് ഞാൻ നേരെ ഉത്തരം പറയുകയാണെങ്കിൽ പറയാംഒരു തയ്യാറെടുപ്പുമില്ല
വാസ്തവത്തിൽ മൻ കീ ബാത് എനിക്ക് വളരെ എളുപ്പമുള്ള പണിയാണ്
എല്ലാ മൻ കീ ബാത്തുകൾക്കും മുമ്പെയും ആളുകളുടെ കത്തുകൾ എത്തുന്നു
മൈ ജിഒവിയിലും നരേന്ദ്രമോദി മൊബൈൽ ആപ് ലും ആളുകൾ തങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുന്നു
ഒരു ടോൾ ഫ്രീ നമ്പരുമുണ്ട് 1800117800 അവിടേക്ക് ഫോൺ ചെയ്ത് ആളുകൾ തങ്ങളുടെ സന്ദേശം റെക്കാഡു ചെയ്യുകയും ചെയ്യുന്നു
മൻ കീ ബാത്തിനു മുമ്പ് പരമാവധി കത്തുകൾ കാണാനും കമന്റുകൾ വായിക്കാനുമാണ് എന്റെ ശ്രമം
വളരെ ഫോൺകോളുകളും കേൾക്കാറുണ്ട്
മൻ കീബാത്തിന്റെ എപ്പിസോഡ് അടുത്തെത്തുന്നതനുസരിച്ച് യാത്രയ്ക്കിടയിലും നിങ്ങളൊക്കെ അയക്കുന്ന ആശയങ്ങളും ഇൻപുട്ടുകളം ഞാൻ വളരെ ശ്രദ്ധയോടെ വായിക്കുന്നു
എന്റെ നാട്ടിലെ ജനങ്ങൾ അനുനിമിഷം എന്റെ മനസ്സിൽ കുടികൊള്ളുന്നു
അതുകൊണ്ട് എപ്പോഴെങ്കിലും ഒരു കത്തു വായിച്ചാൽ കത്തെഴുതുന്നയാളിന്റെ പരിസ്ഥിതി അയാളുടെ മനസ്സിലെ വികാരം എന്റെ വിചാരങ്ങളുടെ ഭാഗമായി മാറുന്നു
ആ കത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കടലാസു കഷണം മാത്രമല്ല
ഞാൻ കഴിഞ്ഞ 4045 വർഷമായി നിർത്താതെ ഒരു പരിവ്രാജകന്റെ ജീവിതമാണു നയിച്ചത് രാജ്യത്തെ മിക്കവാറും എല്ലാ ജില്ലകളിലും പോയിട്ടുമുണ്ട് രാജ്യത്തെ ദൂരെ ദൂരെയുള്ള ജില്ലകളിൽ വളരെ സമയം ചിലവഴിച്ചിട്ടുമുണ്ട്
അതു കാരണം ഒരു കത്തു വായിക്കുമ്പോൾ ആ സ്ഥലവും സന്ദർഭവുമായി നിഷ്പ്രയാസം എനിക്ക് സ്വയം ബന്ധപ്പെടുത്തുവാനാകുന്നു
പിന്നെ ഞാൻ ആ ഗ്രാമത്തിന്റെയും വ്യക്തിയുടെയും പേരുകൾ പോലുള്ള ചില യഥാർഥ കാര്യങ്ങൾ കുറിച്ചു വയ്ക്കുന്നു
സത്യം പറഞ്ഞാൽ മൻ കീ ബാതിൽ ശബ്ദം എന്റേതാണെങ്കിലും ഉദാഹരണങ്ങളും വികാരങ്ങളും അതിലെ ഭാവങ്ങളും എന്റെ നാട്ടിലെ ജനങ്ങളുടേതു തന്നെയാണ്
ഞാൻ മൻ കീ ബാത്തുമായി ബന്ധപ്പെടുന്ന ഒരോ വ്യക്തിയോടും നന്ദി പറയാനാഗ്രഹിക്കുന്നു
ഇന്നുവരെ മൻ കീ ബാത്തിൽ ഞാൻ പേരെടുത്തു പറയാതിരുന്ന ലക്ഷക്കിണക്കനാളുകളുണ്ട്
എന്നാലും അവർ ഒട്ടും നിരാശപ്പെടാതെ തങ്ങളുടെ കത്തുകളും കമന്റുകളും അയച്ചുകൊണ്ടിരിക്കുന്നു
നിങ്ങളുടെ ചിന്താഗതികളും വികാരങ്ങളും എന്റെ ജീവിതത്തിൽ മഹത്തായവയാണ്
നിങ്ങളേവരും അറിയിക്കുന്ന കാര്യങ്ങൾ മുമ്പത്തേക്കാളധികം എനിക്ക് ലഭിക്കുമെന്നും മൻ കീ ബാത്തിനെ കൂടുതൽ ആകർഷകവും ജനമനസ്സുകളിൽ സ്വാധീനം ചെലുത്തുന്നതും ഉപയോഗപ്രദവുമാകുമെന്നും എനിക്കുറപ്പുണ്ട്
മൻ കീ ബാത്തിൽ ഉൾപ്പെടുത്താനാകാതിരുന്ന കത്തുകളിലെ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകളിൽ ശ്രദ്ധിക്കപ്പെടാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്
ആകാശവാണി എഫ്എം റേഡിയോ ദൂരദർശൻ മറ്റു ടിവി ചാനലുകൾ സോഷ്യൽ മീഡിയയിലെ തുടങ്ങിയവയിലെ എന്റെ സുഹൃത്തുക്കളോടും നന്ദി പറയാനാഗ്രഹിക്കുന്നു
അവരുടെ പരിശ്രമം കാരണമാണ് മൻ കീ ബാത്തിന് കൂടുതൽ കൂടുതൽ ആളുകളിൽ എത്താനാകുന്നത്
ആകാശവാണിയുടെ ടീം എല്ലാ എപ്പിസോഡുകളും വളരെയേറെ ഭാഷകളിൽ പ്രക്ഷേപണം ചെയ്യാൻ വേണ്ടി തയ്യാറാക്കുന്നു
ചില ആളുകൾ പ്രാദേശിക ഭാഷയിൽ മോദിയുടേതുമായി യോജിക്കുന്ന സ്വരത്തിൽ അതേ ഭാവത്തോടെ മൻ കീ ബാത് കേൾപ്പിക്കുന്നു
ഇങ്ങനെ അവർ ആ 30 മിനിട്ടു നേരത്തേക്ക് മോദി തന്നെയായി മാറുന്നു
അവരുടെ കഴിവിന്റെയും നൈപുണ്യത്തിന്റെയും പേരിൽ അവർക്കും ആശംസകൾ നേരുന്നു നന്ദി അറിയിക്കുന്നു
ഞാൻ നിങ്ങളോടൊക്കെയും അഭ്യർഥിക്കുന്നത് ഈ പരിപാടി പ്രാദേശിക ഭാഷകളിൽ കൂടി കേൾക്കണമെന്നാണ്
തങ്ങളുടെ ചാനലുകളിൽ മൻ കീ ബാത്ത് എല്ലാ മാസവും കൃത്യമായി കേൾപ്പിക്കുന്ന മാധ്യമങ്ങളിലെ സുഹൃത്തുക്കളെയും നന്ദി അറിയിക്കാനാഗ്രഹിക്കുന്നു
രാജനീതിയിലുള്ള ഒരു വ്യക്തിയും മാധ്യമങ്ങളുടെ കാര്യത്തിൽ സന്തുഷ്ടരല്ല അവർക്കു തോന്നുക വളരെ കുറച്ച് കവറേജേ കിട്ടുന്നുള്ളൂ എന്നാണ് ഇനി കവറേജ് കിട്ടുന്നെങ്കിൽത്തന്നെ അത് നെഗറ്റീവ് കവറേജാണ് എന്നാണ് പറയുക
എന്നാൽ മൻ കീ ബാത്തിൽ ഉന്നയിക്കപ്പെടുന്ന പല വിഷയങ്ങളും മാധ്യമങ്ങൾ അവരുടേതായി ഉൾക്കൊണ്ടു
സ്വച്ഛത റോഡ് സുരക്ഷ മയക്കുമരുന്നു മുക്ത ഭാരതം സെൽഫി വിത്ത് ഡോട്ടർ പോലുള്ള വിഷയങ്ങൾ മാധ്യമങ്ങൾ പുതുമയുള്ള രീതിയിൽ ഒരു ജനമുന്നേറ്റത്തിന്റെ രൂപത്തിൽത്തന്നെ മുന്നോട്ടു കൊണ്ടുപോകാൻ ശ്രമം നടത്തി
ടിവി ചാനലുകൾ ഇതിനെ ഏറ്റവുമധികം ശ്രദ്ധിക്കപ്പെടുന്ന റേഡിയോ പ്രോഗ്രാമാക്കി മാറ്റി
മാധ്യമങ്ങളെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു
നിങ്ങളുടെ സഹകരണമില്ലായിരുന്നെങ്കിൽ മൻ കീ ബാത്തിന്റെ ഈ യാത്ര അപൂർണ്ണമാകുമായിരുന്നു
ഫോൺ കോൾ 3
നമസ്കാരം മോദി ജി ഞാൻ ഉത്തരാഖണ്ഡിലെ മസൂറിയിൽ നിന്ന് നിധി ബഹുഗുണയാണു സംസാരിക്കുന്നത്
ഞാൻ രണ്ട് യുവാക്കളുടെ അമ്മയാണ്
അവർ എന്തു ചെയ്യണമെന്ന് ആരെങ്കിലും ഉപദേശിക്കുന്നത് ഈ പ്രായത്തിലെ കുട്ടികൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലെന്നാണ് കാണാറ്
അധ്യാപകരോ അച്ഛനമ്മമാരോ പറയുന്നത് അവർക്ക് പിടിക്കില്ല
എന്നാൽ അങ്ങയുടെ മൻ കീ ബാത് നടക്കുമ്പോൾ അങ്ങ് കുട്ടികളോടു ചിലതു പറയുമ്പോൾ അവർ മനസ്സുകൊണ്ട് കാര്യം മനസ്സിലാക്കുന്നു അത് ചെയ്യുകയും ചെയ്യുന്നു
അതിന്റെ രഹസ്യം അങ്ങ് ഞങ്ങൾക്കു പറഞ്ഞു തരുമോ അങ്ങ് സംസാരിക്കുന്നതുപോലെ പ്രശ്നങ്ങളെ ഉന്നയിക്കുന്നതുപോലെ കുട്ടികൾ നന്നായി മനസ്സിലാക്കി നടപ്പാക്കാൻ തക്കവിധം എങ്ങനെയാണ് പറയുന്നത് നന്ദി
ഫോൺ കോൾ അവസാനിച്ചു
നിധിയുടെ ഫോൺ കോളിന് വളരെ വളരെ നന്ദി
വാസ്തവത്തിൽ എന്റെ പക്കൽ ഇതിന് രഹസ്യങ്ങളൊന്നുമില്ല
ഞാൻ ചെയ്യുന്നത് എല്ലാ കുടുംബങ്ങളിലും നടക്കുന്നുമുണ്ടാകും
ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ എന്നെ ആ യുവാക്കളുടെ മനസ്സിലേക്കെത്തിക്കാനാണു ശ്രമിക്കുന്നത്
എന്നെ ആ പരിസ്ഥിതിയിൽ വച്ചുകൊണ്ട് അവരുടെ വിചാരങ്ങളുമായി മാനസികമായി ചേരാനും പൊരുത്തപ്പെടാനുള്ള ശ്രമമാണു നടത്തുന്നത്
നമ്മുടെ സ്വന്തം ജീവിതത്തിലെ പഴയ ഏടുകൾ ഇടയിൽ കയറി വരുന്നില്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമാണ്
ചിലപ്പോഴൊക്കെ നമ്മുടെ മുൻധാരണകളാണ് ഒരു തുറന്ന ചർച്ചയ്ക്ക് പലപ്പോഴും തടസ്സമാകുന്നത്
അംഗീകരിക്കുക അംഗീകരിക്കാതിരിക്കുക എന്നുള്ള പ്രതികരണങ്ങൾക്കു പകരം ആരെങ്കിലും പറയുന്നത് മനസ്സിലാക്കുക എന്നതിലാണ് ഞാൻ മുൻ ഗണന കൊടുക്കുന്നത്
അങ്ങനെയാണെങ്കിൽ മുന്നിലിരിക്കുന്നയാളും നമ്മെ ബോധ്യപ്പെടുത്താൻ പലതരത്തിലുള്ള തർക്കങ്ങൾ ഉന്നയിക്കുന്നതിനു പകരം അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനു പകരം നമ്മുടെ മനോനിലയുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നു
അതുകൊണ്ട് ആശയവിനിമയത്തിലെ വിടവ് ഇല്ലാതാകുന്നു പിന്നെ ഒരു തരത്തിൽ ഇരുവരും ആ ചിന്താഗതികളുടെ സഹയാത്രികരായി മാറുന്നു
ഒരാൾ തന്റെ ചിന്താഗതികൾ ഉപേക്ഷിച്ച് അപരന്റെ ചിന്തകളെ അംഗീകരിച്ചു സ്വാംശീകരിച്ചു എന്ന് മനസ്സിലാവുകയേ ഇല്ല
ഇന്നത്തെ യുവാക്കളുടെ വൈശിഷ്ട്യം അവർ തങ്ങൾക്ക് സ്വയം വിശ്വാസമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയില്ല ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിശ്വാസമർപ്പിച്ചാൽ അവർ അതിനുവേണ്ടി എല്ലാ ഉപേക്ഷിച്ച് അതിന്റെ പിന്നാലെ കൂടുകയും ചെയ്യുന്നു എന്നതാണ്
പലപ്പോഴും കുടുംബങ്ങളിൽ യുവാക്കുളുമായി ആശയപരമായ വിടവിനെക്കുറിച്ച് ആളുകൾ ചർച്ച ചെയ്യുന്നതു കേൾക്കാം
വാസ്തവത്തിൽ അധികം കുടുംബങ്ങളിലും യുവാക്കളുമായി സംസാരിക്കുന്നതിന്റെ പരിധി വളരെ ചുരുങ്ങിയതാണ്
അധികസമയവും പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ശീലങ്ങളെക്കുറിച്ചും ജീവിതരീതിയെക്കുറിച്ചും അങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യരുത് എന്നെല്ലാം എന്നു പറയുന്നു
ഒന്നും പ്രതീക്ഷിക്കാതെ തുറന്നമനസ്സോടെ സംസാരിക്കുന്നത് സാവധാനം കുടുംബങ്ങളിൽ വളരെ കുറവായി മാറുന്നു ഇത് വാസ്തവത്തിൽ വേവലാതിയുണ്ടാക്കുന്ന കാര്യമാണ്
പ്രതീക്ഷിക്കുന്നതിനു പകരം അംഗീകരിക്കുക തിരസ്കരിക്കുന്നതിനു പകരം ചർച്ച നടത്തുന്നതിലൂടെ ആശയവിനിമയം സ്വാധീനം ചെലുത്തുന്നതാകും
പല പല പരിപാടികളിലൂടെ സാമൂഹ്യമാധ്യമങ്ങളിലൂടെ യുവാക്കളുമായി നിരന്തരം സംസാരിക്കാനുള്ള ശ്രമമാണു ഞാൻ നടത്തിപ്പോന്നിട്ടുള്ളത്
അവർ എന്താണ് ചെയ്യുന്നത് എന്താണ് ചിന്തിക്കുന്നത് എന്ന് അവരിൽ നിന്ന് പഠിക്കാൻ ഞാൻ ശ്രമിക്കുന്നു
അവരുടെ പക്കൽ എപ്പോഴും ആശയങ്ങളുടെ ഭണ്ഡാരമാണുള്ളത്
അവർ വളരെ ഊർജ്ജസ്വലരും പുതിയതു കണ്ടെത്തുന്നവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരുമാണ്
മൻ കീബാത്തിലൂടെ ഞാൻ യുവാക്കളുടെ ബുദ്ധിമുട്ടുകളെയും അവരുടെ കാര്യങ്ങളെയും കൂടുതൽ കൂടുതൽ ബന്ധപ്പെടുത്തുവാനാണു ശ്രമിക്കുന്നത്
പലപ്പോഴും യുവാക്കൾ കൂടുതൽ ചോദ്യങ്ങളുന്നയിക്കുന്നു എന്ന പരാതിയാണുള്ളത്
ഞാൻ പറയുന്നത് യുവാക്കൾ ചോദ്യം ചോദിക്കുന്നത് നല്ലതാണെന്നാണ്
കാരണം അവർ എല്ലാ കാര്യങ്ങളെയും അതിന്റെ അടിസ്ഥാനമടക്കം കണ്ടെത്തി മനസ്സിലാക്കാനാഗ്രഹിക്കുന്നു
യുവാക്കൾക്ക് ക്ഷമയില്ലെന്നും ചിലർ പറയാറുണ്ട്
എന്നാൽ ഞാൻ വിചാരിക്കുന്നത് യുവാക്കൾക്ക് വെറുതെ കളയാൻ സമയമില്ല എന്നാണ്
അവരുടെ ഈ അന്വേഷണത്വരയാണ് ഇന്നത്തെ യുവാക്കളെ കൂടുതൽ പുതുമ കണ്ടെത്തുന്നവർ ഇന്നൊവേറ്റീവ് ആക്കുന്നതിൽ സഹായിക്കുന്നത്
കാരണം അവർ കാര്യങ്ങൾ വേഗം ചെയ്യാനാഗ്രഹിക്കുന്നു
നമുക്കു തോന്നും ഇന്നത്തെ യുവാക്കൾ വളരെ മഹത്വാകാംക്ഷികളാണെന്നും വളരെ വലിയ വലിയ കാര്യങ്ങൾ ചിന്തിക്കുന്നെന്നും
വലിയ സ്വപ്നങ്ങൾ കാണുന്നതും വലിയ നേട്ടങ്ങൾ കൊയ്യുന്നതും നല്ലതാണ് ആത്യന്തികമായി ഇതാണു പുതു ഭാരതം ന്യൂ ഇന്ദ്യ
ചിലർ പറയും യുവാക്കൾ ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യാനാഗ്രഹിക്കുന്നുവെന്ന്
ഇതിൽ തെറ്റെന്താണെന്നാണു ഞാൻ ചോദിക്കുന്നത്
പല കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുന്നത് മൾട്ടി ടാസ്കിംഗിൽ അവർ കഴിവുറ്റവരാണെന്നതുകൊണ്ടാണ്
നാം ചുറ്റുപാടും കണ്ണോടിച്ചാൽ അത് സാമൂഹിക ഉദ്യമങ്ങളാണെങ്കിലും സ്റ്റാർട്ടപ്പുകളാണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും മറ്റേതെങ്കിലും മേഖലയാണെങ്കിലും സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് യുവാക്കൾതന്നെയാണ്
ചോദ്യം ചോദിക്കാനും പുതിയ സ്വപ്നങ്ങൾ കാണാനുമുള്ള ധൈര്യം കാട്ടിയ യുവാക്കൾ
യുവാക്കളുടെ ചിന്താഗതികളെ ഭൂതലത്തിലേക്കു കൊണ്ടുവന്നാൽ അവർക്ക് അത് പ്രകടിപ്പിക്കാൻ തുറന്ന അന്തരീക്ഷം നല്കിയാൽ രാജ്യത്ത് പുരോഗമനാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവരാനാകും
അവർ അങ്ങനെ ചെയ്യുന്നുമുണ്ട്
എന്റെ പ്രിയപ്പെട്ട ജനങ്ങളേ ഗുരുഗ്രാമിലെ വിനീതജി മൈ ജിഒവി ൽ എഴുതിയിരിക്കുന്നു ഈ മൻ കീ ബാത്തിൽ ഞാൻ ഭരണഘടനാ ദിവസത്തെക്കുറിച്ചു പറയണം എന്ന്
വിനീത പറയുന്നത് നാം ഭരണഘടന ഉണ്ടാക്കിയതിന്റെ എഴുപതാം വർഷത്തിൽ പ്രവേശിക്കുന്നുവെന്നതുകൊണ്ട് ആ ദിനം മഹത്തായതാണെന്നാണ്
ഈ അഭിപ്രായത്തിന് വിനീതാജിക്ക് വളരെ വളരെ നന്ദി
ഈ ചരിത്രപരമായ കാര്യം പൂർത്തീകരിക്കുന്നതിന് ഭരണഘടനാനിർമ്മാണ സഭ രണ്ടു വർഷവും 11 മാസവും 17 ദിവസവും എടുത്തു
മൂന്നു വർഷത്തിനുള്ളിൽ ഈ മഹാത്മാക്കൾ നമുക്ക് ഇത്രയും വ്യാപകവും വിസ്തൃതവുമായ ഭരണ ഘടന നല്കി എന്നുള്ളത് സങ്കല്പിച്ചു നോക്കൂ
ഇന്നത്തെ ടൈം മാനേജ്മെന്റിനും പ്രൊഡക്ടിവിറ്റിക്കും ഉദാഹരണമാണ് അവർ ഇത്രയും അസാധാരണമായ വേഗതയിൽ ഭരണ ഘടന നിർമ്മിച്ചു എന്നത്
നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ റെക്കോഡ് സമയത്തിൽ പൂർത്തീകരിക്കാൻ ഇത് നമുക്കും പ്രേരണ നല്കുന്നതാണ്
ഭരണഘടനാ നിർമ്മാണ സഭ രാജ്യത്തെ മഹാപ്രതിഭകളുടെ സംഗമമായിരുന്നു
അവരിൽ എല്ലാവരും തന്നെ ഭാരതത്തിനെ സശക്തമാക്കുന്ന ദരിദ്രരിൽ ദരിദ്രരായവർക്ക് കഴിവു നേടിക്കൊടുക്കുന്ന ഭരണഘടന രാജ്യത്തിന് നല്കുവാൻ പ്രതിബദ്ധരായിരുന്നു
നമ്മുടെ ഭരണഘടനയുടെ വൈശിഷ്ട്യം അവകാശങ്ങളെക്കുറിച്ചും കർത്തവ്യങ്ങളെക്കുറിച്ചും അതായത് റൈറ്റ്സ് ആന്റ് ഡ്യൂട്ടീസ് നെക്കുറിച്ച് വിസ്തരിച്ച് വർണ്ണിച്ചിട്ടുണ്ട് എന്നതാണ്
പൊതു ജീവിതത്തിൽ ഇവ രണ്ടും പൊരുത്തപ്പെടുത്തപ്പെടുന്നതിലൂടെ രാജ്യത്തെ മുന്നോട്ടു കൊണ്ടുപോകാനാകും
നാം മറ്റുള്ളവരുടെ അവകാശങ്ങളെ ബഹുമാനിക്കുന്നെങ്കിൽ നമ്മുടെ അവകാശങ്ങൾ സ്വയം സംരക്ഷിക്കപ്പെടും
അതേപോലെ നാം ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്തവ്യങ്ങൾ പാലിക്കുമെങ്കിലും നമ്മുടെ അവകാശങ്ങൾ സ്വയം സംരക്ഷിക്കപ്പെടും
2010 ൽ ഭാരതം റിപ്പബ്ലിക്കായതിന്റെ 60 വർഷം പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ ഗുജറാത്തിൽ ആനപ്പുറത്ത് ഭരണഘടനവച്ചുകൊണ്ട് ശോഭായാത്ര സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി
യുവാക്കൾക്കിടയിൽ ഭരണഘടനയെക്കുറിച്ച് ഉണർവ്വു വർധിപ്പിക്കാനും അവരെ ഭരണഘടനയുടെ വിവിധ തലങ്ങളുമായി ബന്ധിപ്പിക്കാനും ഓർമ്മിപ്പിക്കുന്ന അവസരമായിരുന്നു അത്
2020 ൽ നാം ഗണതന്ത്രം റിപ്പബ്ലിക് എന്ന നിലയിൽ 70 വർഷം പൂർത്തീകരിക്കും 2022 ൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷവും പൂർത്തീകരിക്കപ്പെടും
വരൂ നമുക്ക് നമ്മുടെ ഭരണഘടനാമൂല്യങ്ങളെ മുന്നോട്ടു കൊണ്ടോപോകാം നമ്മുടെ രാജ്യത്ത് ശാന്തിയും പുരോഗതിയും സമൃദ്ധിയും ഉറപ്പാക്കാം
പ്രിയപ്പെട്ട ജനങ്ങളേ ഭരണഘടനാ നിർമ്മാണസമിതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ സമിതിയുടെ കേന്ദ്രത്തിലുണ്ടായിരുന്ന മഹാപുരുഷന്റെ സംഭാവനകളെ മറക്കാനാവില്ല
ഈ മാഹാപുരുഷനായിരുന്നു ഡോ
ബാബാസാഹബ് അംബേദ്കർ
ഡിസംബർ 6 അദ്ദേഹത്തിന്റെ മഹാനിർവ്വാണ ദിവസമാണ്
എല്ലാ ജനങ്ങൾക്കും വേണ്ടി കോടിക്കണക്കിന് ഭാരതീയർക്ക് അഭിമാനത്തോടെ ജീവിക്കാനുള്ള അധികാരം നല്കിയ ബാബാ സാഹബിനെ ഞാൻ നമിക്കുന്നു
ജനാധിപത്യം ബാബാസാഹബിന്റെ സ്വഭാവത്തിൽ നിറഞ്ഞു നിന്നിരുന്നു
ഭാരതത്തിൽ ജനാധിപത്യമൂല്യങ്ങൾ പുറത്തുനിന്നും വന്നതല്ലെന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു
ഗണതന്ത്രം അതായത് ജനാധിപത്യം എന്നാലെന്താണെന്നതും സംസദീയ വ്യവസ്ഥ പാർലമെന്ററി സംവിധാനം എന്താണ് എന്നതും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമല്ല
ഭരണഘടനാ നിർമ്മാണ സഭയിൽ അദ്ദേഹം വികാരവിവശനായി പറഞ്ഞു ഇത്രയും പോരാട്ടത്തിനൊടുവിൽ കിട്ടിയ സ്വാതന്ത്ര്യം നാം നമ്മുടെ രക്തത്തിന്റെ അവസാന തുള്ളിയും അവശേഷിക്കും വരെ കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട്
ഭാരതീയ വെവ്വേറെ പശ്ചാത്തലത്തിലുള്ളവരാണെങ്കിലും നമുക്ക് എല്ലാത്തിനുമുപരി രാജ്യനന്മ ആയിരിക്കണം എന്നും അദ്ദേഹം പറയാറുണ്ടായിരുന്നു
ഇന്ത്യാ ഫസ്റ്റ് ഇന്ത്യ ആദ്യം എന്നത് ഡോ
ബാബാസാഹബ് അംബേദ്കറുടെ മൂലമന്ത്രമായിരുന്നു
ഒരിക്കൽ കൂടി പൂജനീയ ബാബാ സാഹബ് അംബേദ്കർക്ക് വിനീതമായ ആദരാഞ്ജലി അർപ്പിക്കുന്നു
പ്രിയപ്പെട്ട ജനങ്ങളേ രണ്ടു നാൾ മുമ്പ് നവംബർ 23 ന് നാമെല്ലാം ശ്രീ
ഗുരുനാനക് ദേവിന്റെ ജയന്തി ആഘോഷിച്ചു
അടുത്ത വർഷം അതായത് 2019 ൽ അദ്ദേഹത്തിന്റെ 550 ആമത് ജനനവർഷം ഭവ്യമായി ആചരിക്കാൻ പോകയാണ്
അതിന്റെ തിളക്കം ഇന്ത്യയിൽ മാത്രമല്ല ലോകമെങ്ങും പരക്കും
എല്ലാ സംസ്ഥാന സർക്കാരുകളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഈ അവസരം കേമമായി ആഘോഷിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്
ഇതുപോലെ ഇത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ആഘോഷിക്കപ്പെടും
ഇതോടൊപ്പം ഗുരുനാനക് ദേവ് ജിയുമായി ബന്ധപ്പെട്ട പവിത്ര സ്ഥലങ്ങളിലേക്കുള്ള പാതയിലൂടെ ഒരു ട്രെയിനും ഓടിക്കും
കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് ലഖപത് സാഹബിന്റെ ഗുരുദ്വാര ഓർമ്മ വന്നു
ഗുജറാത്തിൽ 2001 ലുണ്ടായ ഭൂകമ്പ സമയത്ത് ആ ഗുരുദ്വാരക്ക് വലിയ നാശനഷ്ടങ്ങളുണ്ടായിരുന്നു
എന്നാൽ ആ പ്രദേശത്തെ ആളുകളുടെ സഹകരണത്തോടെ അത് പുനരുദ്ധരിച്ചത് ഒരു നല്ല ഉദാഹരണമാണ്
കർതാർപുർ കോറിഡോർ ഉണ്ടാക്കാനുള്ള ഒരു മഹത്തായ തീരുമാനം സർക്കാർ എടുത്തിട്ടുണ്ട്
നമ്മുടെ രാജ്യത്തെ യാത്രക്കാർക്ക് നിഷ്പ്രയാസം പാകിസ്ഥാനിലെ കർതാർപുരിലെ ഗുരുനാനക് ദേവ് ജിയുടെ പവിത്രമായ സ്ഥലത്ത് ദർശനത്തിനു പോകാൻ ഇതുകൊണ്ടു സാധിക്കും
പ്രിയപ്പെട്ട ജനങ്ങളേ 50 എപ്പിസോഡുകൾക്കുശേഷം നാം വീണ്ടും അടുത്ത മൻ കീ ബാത്തിൽ ഒരുമിക്കും
ഇന്ന് മൻ കീ ബാത് എന്ന ഈ പരിപാടിയുടെ പിന്നിലുള്ള വികാരം ആദ്യമായി നിങ്ങളുടെ മുന്നിൽ വയ്ക്കാനുള്ള അവസരം കിട്ടി
കാരണം നിങ്ങൾ അതുപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു
നമ്മുടെ ഈ യാത്ര തുടരും
നിങ്ങളുമായി എത്രയധികം ബന്ധപ്പെടുന്നോ അതനുസരിച്ച് നമ്മുടെ യാത്ര കൂടുതൽ ആഴത്തിലുള്ളതാകും എല്ലാവർക്കും സന്തോഷം പകരുന്നതുമാകും
ചിലപ്പോഴൊക്കെ ചിലരുടെ മനസ്സിൽ ചോദ്യമുയരും മൻ കീ ബാത്തുകൊണ്ട് എനിക്കെന്തു കിട്ടി മൻ കീ ബാതിനു കിട്ടുന്ന ഫീഡ് ബാക്കിലെ ഒരു കാര്യം എന്റെ മനസ്സിനെ വളരെയധികം സ്പർശിക്കുന്നതാണ്
അധികം ആളുകളും ഞങ്ങൾ കുടുംബത്തിലെ എല്ലാവർക്കുമൊപ്പമിരുന്ന് മൻ കീ ബാത് കേൾക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബനാഥൻ ഞങ്ങളുടെ കൂടെയിരുന്ന് ഞങ്ങളുടെ തന്നെ കാര്യങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കുന്നു എന്നാണ് തോന്നാറ്
ഇത് പലരിൽ നിന്നും കേൾക്കുമ്പോൾ എനിക്കു തോന്നുന്നത് ഞാൻ നിങ്ങളുടേതാണ് നിങ്ങളിൽത്തന്നെ ഒരാളാണ് നിങ്ങളുടെ ഇടയിലാണ് ഞാൻ നിങ്ങളാണ് എന്നെ വളർത്തിയത്
എന്നെല്ലാമാണ്
ഒരു തരത്തിൽ ഞാനും എന്റെ കുടുംബത്തിലെ ഒരു അംഗത്തെപ്പോലെ മൻ കീ ബാത്തിലൂടെ വീണ്ടും വീണ്ടും വരും നിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും
നിങ്ങളുടെ സുഖദുഃഖങ്ങൾ എന്റെ സുഖദുഃഖങ്ങളാണ്
നിങ്ങളുടെ ആശയാഭിലാഷങ്ങൾ എന്റെയും ആശയാഭിലാഷങ്ങളാണ്
നിങ്ങളുടെ മഹത്തായ ആഗ്രഹങ്ങൾ എന്റെയും മഹത്തായ ആഗ്രഹങ്ങളാണ്
ഈ യാത്രയിലൂടെ നമുക്ക് കൂടുതൽ മുന്നോട്ടുപോകാം
വളരെ വളരെ നന്ദി